ഉം കുഴപ്പ കൂട്ടി പോയത്. എനിക്ക് ആകെ ഓർമ്മ ഉള്ളത് എന്താണെന്നുവെച്ചാൽ ഒരു ചായപ്പൊടിയുണ്ടാക്കുന്ന factory യിൽ കയറി, കുറച്ചു ചായ കുടിച്ചു പോന്നു. നല്ല അടിപൊളി ചായ. അതുതന്നെയേ ഉള്ളൂ. ഊട്ടിക്ക് പോയത്. പിന്നെ അതിനു മുന്നത്തേത് മൈസൂര് പോയതാണ്. മൈസൂര് പോയപ്പോൾ ബാപ്പ ഉണ്ടായിരുന്നില്ല. മൈസൂരിൽ ഞാൻ school ൽനിന്ന് പോയ്ക്കുണു school ൽ നിന്ന് ഒരുവട്ടം പോയതാ. school ൽനിന്ന് രണ്ടുവട്ടം പോയിരിക്കുന്നു. പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോഴും tour പോയിരിക്കുന്നു മൈസൂരേക്ക് plus two പഠിക്കുമ്പോഴും പോയിരിക്കുന്നു. പിന്നെ ഇതും പോയിരിക്കുന്നു. മൈസൂർ അന്ന് ആദ്യമായിട്ട് പോകുമ്പോൾ പിന്നെ ടിപ്പുസുൽത്താന്റെ കുറേ കൊട്ടാരങ്ങളും പിന്നെ അദ്ദേഹത്തിന്റെ ശവകുടീരവും അതുപോലെ കുറേ കണ്ടു. പിന്നെ അങ്ങനെ കുറേ കണ്ടു. ടിപ്പുസുൽത്താന്റെ കുറേ കണ്ടു. അത് പിന്നെ അതുപോലെ കുറേ ചരിത്ര സ്മാരകങ്ങൾ കണ്ടു. നല്ല അടിപൊളിയായിരുന്നു മൈസൂര്. പക്ഷേ ഇനി പോകാൻ interest ഇല്ല. കാരണം രണ്ടുമൂന്നുവട്ടം പോയതുകൊണ്ട് ഇനി മൈസൂറിലേക്ക് ഇല്ല. പിന്നെ ഇനി പോവുകയാണെങ്കിൽ വേറെ എവിടെയക്കെങ്കിലും പോണം. അപ്പോൾ മൈസൂര് പോയി ഉമ്മാന്റെ വീട്ടിന്ന് tour . ഊട്ടി പോയി. മൂന്നാർ പോയി. അപ്പോ ഇനി എല്ലാ കൊല്ലവും പോകണ മാതിരി ഇനിയും പോകണമെന്ന് പറഞ്ഞിരിക്കുണു. ഇനി ഇപ്പോ എങ്ങോട്ടാ പോകുന്നതെന്നറിയില്ല. മറ്റേ മ്ഹ് എവിടേയക്കെങ്കിലും പോകണമെന്ന് പറഞ്ഞിരിക്കുന്നു എന്തായാലും. പിന്നെ long trip. ഇപ്പോ one day ഒന്നും പോകാൻ plan ല്ല. ഏകദേശം മൂന്നുദിവസം തന്നെയാണ് plan. പിന്നെ പോയ സ്ഥലത്തുകൂടിയും plan ല്ല. ഏകദേശം കേരളം വിട്ടുപോകാനാണ് plan. ഏതൊക്കെയോ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 അപ്പോ തമിഴ്നാട് ഏതൊക്കെയോ സ്ഥലങ്ങൾ പറഞ്ഞിരുന്നു. മാമ്മൻമാര്. അപ്പോൾ free ആകുമ്പോൾ ഇനി അടുത്ത trip അവിടേയ്ക്ക് പോകണം. അപ്പോ ഇതൊക്കെയാണ് യാത്ര പോയ അനുഭവങ്ങൾ. എന്നും പിന്നെ ഓർക്കാൻ പറ്റിയ നല്ല നല്ല അനുഭവങ്ങളാണിത്.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

cont lite phone കളിൽ നിന്നും വ്യത്യസ്തമായ പ്രവർത്തന രീതിയാണ് mobile phone കളുടേത്. land lens line മായി ബന്ധിച്ചിട്ടുള്ള station ൽ നിന്നോ ഒരു നിശ്ചിത ദൂര പരിധിയിൽ നിന്നോ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 mobile phone കളിൽ നിന്നും latch phone കളിൽ നിന്നും telephone വിളിക്ക വിളികൾ സ്വീകരിക്കുന്നതിനും അവയിലേക്ക് വിളിക്കുന്നതിനുമാണ് പ്രാദേ പ്രാദ്ദ്വികമായ mobile phone ഉപയോഗിക്കുന്നത്.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 സഞ്ചരിക്കുകയാണെങ്കിൽ പോലും ഇടമുറിയാതെയുള്ള phone call കൾ ചെയ്യുന്നത് സാധ്യമാകുന്നു എന്നതാണ്. hand off അല്ലെങ്കിൽ hand over എന്നവരാ എന്നവ എന്നൊരു സാങ്കേതിക വിദ്യയിലൂടെയാണ് ലാണ് ഇത് സാധ്യമാകുന്നത്. കൂടാതെ മറ്റേ mobile phone കളിലെ ലേക് എഴുതിയ സന്ദേശം text messageSMS അയക്കുന്നതിനും mobile phone കൾ കൊണ്ട് സാധിക്കും phone വിളിക്കുക എന്നതിന്നപ്പുറം ഇന്നത്തെ mobile phone കൾ മറ്റനവധി സേവനങ്ങളും കൂടി ഉപയോഗിക്കാൻ നൽകുന്നുണ്ട് Email ഇന്റർവ് internet കളികൾ bluetooth, intergraph camera എ എം MMSLPCGPS എന്നിവ അവയിൽ പെടുന്നു വളരെ പരിമിതമായ സൗകര്യങ്ങളോട് കൂടി mobile phone കൾ feature phone കൾ എന്നും കൂടുതൽ സേവനങ്ങളും സൗകര്യങ്ങളും ഉള്ള mobile phone കളും smart phone കളെന്നും അറിയപ്പെടുന്നു. ആധുനിക mobile phone കളിൽ ചില ഉള്ള ചില സവിശേഷതകൾ computer കൾക്ക് സമാനവുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ മോട്ടോറോളിയിൽ Doctor മാർട്ടിൻ കൂ കൂപ്പറായിരുന്ന കയ്യിൽ കൊണ്ട് വ നടക്കാവുന്ന ആദ്യത്തെ mobile phone രൂപ കല്പന ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഏപ്രിൽ മൂന്നാണ്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

എന്നാ പേരുണ്ടായിരുന്നു. ഈ phone ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിമൂന്ന് പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ കണക്കനുസരിച്ച് ലോകത്തെമ്പാടും നൂറ്റിയിരുപത് ലക്ഷം mobile phone ഉപയോഗിക്കുന്നുണ്ട് ഇരുപത് വർഷം കഴിയുന്നതിന് മുമ്പ് ആയിരത്തി പതിനൊന്നിന്റെ അവസാനമാവുമ്പോയേക്കും ലോകമെമ്പാടും phone ഓ ഉപയോഗങ്ങളുടെ എണ്ണം അഞ്ഞൂറ്റി അറു അഞ്ഞൂറ്റി അറുപത് കോടിയായ് വർദ്ധിച്ചു ആയിരത്തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഉണ്ടായിരുന്നതിനെ മുന്നൂറ്റാറവത് മടങ്ങിലതികം വികസിത രാജ്യങ്ങലും വളരെ താഴ്ന്ന ജീവിത നിലവാരം പുലർത്തുന്ന രാജ്യങ്ങളിലും ഇതിന്റെ എണ്ണം വർദ്ധിച്ചിരുന്നു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 ഒരു നിശ്ചിത പരിധിയിൽ ഒതുങ്ങിയായിരുന്നു ഇവ പ്രവർത്തിച്ചു പ്രവർത്തിപ്പിച്ചൂള്ളത്. ഈ സംവിധാനം വികസിപ്പിക്കാൻ പോന്ന സാങ്കേതിക വിദ്യയൊന്നും അന്നില്ലായിരുന്നു. കൂടാതെ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 അമേരിക്കയിലേ അമേരിക്കയിലെ telegramit രംഗത്തെ ആധികാരിയായ ഐ ടി അണ്ടൻ ടീ company അക്കാലത്തെ പുതിയൊരു നിർദ്ദേശവുമായി FCC സമീപിച്ചു. radio പിന്നെ അവർ ആവർത്തി കൂടുതൽ ഉപയോഗിക്കാൻ അനുവദീ അനുവധീ നേ അനുവദിക്കുകയും mobile phone സംവിധാനം വില വിലാ വിപുലപ്പെടുത്താനും ആയിരുന്നു അവിടെ നിർദ്ദേശം. എന്നാൽ FCC ലെ ഉദ്യോഗസ്ഥർക്ക് ഈ ന്യൂനത സംവിധാനത്തെ കുറിച്ച്‌ അത്രയൊന്നും പിടിയില്ലായിരുന്നു. അതിനാൽ IT and day ആവശ്യത്തിന് FCC യിൽ നിന്നും തണുപ്പൻ പ്രകടനമുള്ള ലഭിച്ചുട്ടുൾ ലഭിച്ചുള്ളൂ ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി അറുന്നൂറ്റി എട്ടിൽ ആയിരത്തി അറുന്നൂറ്റി എട്ടിലെ IT and d യുടെ നിർദ്ദേശം FCC അംഗീകരിച്ചു. തുടർന്ന് IT and day by യിൽ labs ഉം ചേർന്ന് ഒരു cellular സംവിധാനം നിർമ്മിച്ചു FCC ക്ക് നൽകി. ഇതോടെ mobile phone രംഗത്ത് company കളും വ്യക്തികളും കൂടുതൽ പരീക്ഷണം നടത്താൻ ആദ്യ ഉപയോഗപ്രദമായ mobile phone നിർമ്മിക്കാൻ ബില്ലാപ്സും motor കളെ company കളും തമ്മിലുള്ള മത്സരത്തിനു തന്നെ ഇത് വയി വഴി വയ് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എയ്‌വത്തിമൂന്നിൽ ഒരു കൈക്കുള്ളിൽ ഒതുക്കി ഉപയോഗിക്കാവുന്ന mobile phone കണ്ടുപിടിച്ച കണ്ടുപിടിച്ച mobile phone കണ്ടുപിടിച്ച മോട്ടോറീനം company യുടെ system division ന്റെ general manager ആയ doctor മാർട്ടിൻ കൂപ്പർ ഒരു പുതിയ യുഗത്തിലേക്ക് മാർഗം തുറച്ചിട്ടുള്ളത് module എന്നതിന്റെ ചുരുക്കമാണ് SIM Phone കൾ ഉപയോഗിക്കുന്നതായി SIMcardSIMcard കൾ ആവശ്യമാണ് ഏകദേശം ഒരു postal stamp ന്റെ വലിപ്പമുള്ള SIM card പൊതുവെ battery യുടെ അടിയിലാണ് കാണപ്പെടുന്നത്. ഒന്നിൽ കൂടുതൽ SIM card കൾ ഉപയോഗിക്കാവുന്ന mobile phone കൾ ലഭ്യമാണ്. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലാണ് ആദ്യ SIM card നിർ നിർമ്മിക്കപ്പെട്ടത്. postal stamb ന്റെ വലിപ്പത്തിൽ ഏർ വലിപ്പത്തില് SIM card പിന്നീട് ചെറുതാക്കാൻ തുടങ്ങി miniSIMmicroSIMnanoSIM എന്നീ ആകൃതിയുള്ള വിവിധ phone കളും അനുയോജ്യമായ രീതിയിൽ നിന്ന് SIM card കൾ ലഭ്യമാണ്. ഇത് കൂടാതെ ഏറ്റവും പുതിയ smart phone കളിൽ ഈ SIM സൗകര്യം ലഭ്യമാണ്. ഇന്ത്യയിൽ ഇന്ന് ധാരാളം network ഇവരാണ് നൽകുന്നത്. തുടങ്ങിയ തുടങ്ങിയ ഇതിൽ BSNL സർക്കാരിന്റെയും ആവശ്യകഥകൾ ഉണ്ട്. mobile phone കൾ tablet smart watch കൾ PC കൾ smart beat കൾ അല്ലെങ്കിൽ മറ്റു mobile ഉപകരണങ്ങളെക്കാളും ഒരു operate system മാണ് operation system സാധാരണ laptop കൾ പോലുള്ള computer ഒ mobile ആണെങ്കിലും അവയിൽ ഉപയോഗിക്കുന്ന operative system ങ്ങൾ പൊതുവെ mobile ലായി കണക്കാക്കില്ല. കാരണം അവ യഥാർത്ഥത്തിൽ അഹ് computer കളായി രൂപീകൽ രൂപകല്പന ചെയ്തിട്ടുള്ളതാണ്. ചരിത്ര പരമായി പ്രത്യേക mobile feature കൾ ആവശ്യമില്ല. രണ്ട്‌ ഉപയോഗങ്ങൾക്കും വേണ്ടി നിർമ്മിച്ച സഗരയിനങ്ങൾ ആണ്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 ഉപയോഗപ്രദമായ മറ്റു സവിശേഷതകളുമായി ഒരു വ്യക്തത്വ computer operating system ത്തിന്റെ സവിശേഷതകൾ മുമ്പിൽ operating system ങ്ങൾ സംയോജിപ്പിക്കുന്നു. കൂടാതെ സാധാരണയായ് telephone data connection ഉള്ള wireless invest mote C എന്നിവ എന്നിവ ഉൾപ്പെടുന്നു. രണ്ടായിരത്തി പതിനെട്ടിൽ ക്യൂ ഒന്ന് ആയ ആയപ്പോയേക്കും മുന്നൂറ്റി എമ്പത്തിമൂന്ന്‌ ദശലക്ഷത്തിൽ അധികം smart phone കൾ വിറ്റഴിക്കപ്പെട്ടു. എമ്പത്താറ് point രണ്ട്‌ ശതമാനം android ലും പന്ത്രണ്ട് point ഒമ്പത് ശതമാനം ലും പ്രവർത്തിക്കുന്നു. ജനപ്രിയ desktop operative system മായ microwin വിൻ login android കൂടുതൽ ജനപ്രിയമാണ്. പൊതുവെ smart phone ഉപയോഗിക്കാം. smart phone കൂടുതലാണ് mobile ആവിശ്യ വിനിമയ ശേഷിയുള്ള mobile ഉപകരണങ്ങളിൽ രണ്ട്‌ mobile operative system ങ്ങളിൽ രണ്ട്‌ അടങ്ങിയിരിക്കുന്നു. ഒന്ന് പ്രധാന ഉപയോഗിക്കുന്ന അമൂവീകരിക്കുന്ന soft ഉം രണ്ടാമത്തേത്‌ radio യും മറ്റ് hardware കളും പ്രവർത്തിക്കുന്ന നിന്തനത്തിൽ പ്രവർത്തിക്കുന്ന real time operative system നൽകുന്നു mobile ഉപകരണത്തിന്ന് ഉയർന്ന തരത്തിലുള്ള നിയന്ത്രണം നേടുന്നത്‌ നേടുന്നതിന്ന് ഉപയവത്തായ best station കൾ അനുവദിക്കുന്ന നിരവധി സുരക്ഷാ തകാരുകൾ ഈ law വിൽ system ങ്ങൾ അടങ്ങിയിരിക്കുന്നു ഗവേഷകർ തെളിയിച്ചിട്ടുണ്ട് mobile operative system ങ്ങൾക്ക് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഭൂരിഭാഗം ഉപയോഗം ഉണ്ട്. fibe ഉപരോഗം അവസാനപ്പെടുത്തി അളക്കുന്നു. ഭൂരിഭാഗം ഉപയോഗങ്ങളുള്ള smart phone കൾ പോലും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 ഒരു ന്യൂനപക്ഷം യോഗിക്കുന്ന OS ആണ് operating system ങ്ങളുടെ ഉപയോഗ വിഹിതം കാണുക എന്നിരുന്നാലും പ്രാദേശങ്ങൾ അനുസരിച്ച് ജനപ്രധിയിൽ വ്യതിയാനമയം സംഭവിക്കും. അതേ സമയം യുനൈറ്റഡ് സ്റ്റേറ്റ്സിൽ യുനൈറ്റഡ് കിങ്ഡം തുടങ്ങിയ രാജ്യങ്ങളിൽ മെറ്റോലിയം ചില ദിവസങ്ങളിൽ ബാധകമാണ്.

സമുദ്രം ഭൂഗോളത്തിന്‍റെ ഉപരിതലത്തിൽ വലിയൊരു ഭാഗത്തോളം വ്യാപിച്ചു കിടക്കുന്ന ബൃഹത്തായ ജലസഞ്ചയത്തെ പൊതുവെ കടൽ എന്നും, അതിൽ അഗാധവും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 ങ്ങളിൽ അറിയപ്പെടുന്നു. പല ലവണങ്ങളും ധാതുകളും അലിഞ്ഞുചേർന്നിട്ടുള്ള സമുദ്രജലത്തിലെ ലവണാംശം മൂന്നേ point ഒരു ശതമാനം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 രണ്ടേ ആറു മുതല്‍ ഒന്നേ point പൂജ്യം രണ്ടേ ഒമ്പത് വരെയായി കാണപ്പെടുന്നു. ഭൂമിയിലെ വിവിധസ്ഥലങ്ങളിലെ കാലാവസ്ഥാചക്രങ്ങളിലും അവയുടെ വൈവിധ്യത്തിലും സമുദ്രങ്ങൾ നിർണ്ണായകസ്വാധീനം ചെലുത്തുന്നുണ്ട്. ഭൂമിയിൽ ജീവൻ അങ്കുരിച്ചതും സമുദ്രത്തിലാണ്. ഭൂമിയുടെ ചരിത്രത്തിൽ, നിരവധി പെരും വന്‍ കരാചക്രങ്ങളുണ്ടായിരുന്നവയിൽ ഏറ്റവും ഒടുവിലത്തേതായി കുറെക്കാലം മുമ്പ് പാൻ‌ജിയ എന്ന ഒറ്റ പെരും വൻകരയും അതിനെ ചുറ്റി പാൻതലസ എന്ന ഒറ്റ സമുദ്രവുമാണുണ്ടായിരുന്നത്. ഏകദേശം ഇരുനൂറ്റി നാപ്പത്തെട്ട് ദശലക്ഷം വർഷങ്ങൾക്കു മുൻപ് പാൻജിയ പിളർന്ന് ഇന്ന് കാണുന്ന ഭൂഖണ്ഡങ്ങൾ ആകാൻ അരംഭിച്ചു. അറുപത്തിഅഞ്ച് ദശലക്ഷം വർഷങ്ങൾക്കു മുൻപ് യുഗത്തിലെ പാലിയോസിൻ കാലഘട്ടത്തോടെയാണ് ഭൂഖണ്ഡങ്ങൾ ഏതാണ്ട് ഇന്നത്തെ നിലയിലായത്. ഇന്ത്യൻ ഭൂഖണ്ഡം നീങ്ങി വന്ന് ഏഷ്യാ ഭൂഖണ്ഡത്തിലേക്ക് ഇടിച്ചു കയറുന്നതും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 അതിരുകളേയും നിരന്തരമായി മാറ്റിയെഴുതിക്കൊണ്ടിരിക്കുന്നു. ഉൽപ്പത്തി. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ജലം സംഭൃതമായിരിക്കുന്നത് ഭൂമിയിലാണ്. അതിന്‍റെ ഏറിയ പങ്കും സമുദ്രങ്ങളിലുമാണ്. ഇതിനെ ഉൽപ്പത്തിയേക്കുറിച്ച് പല സിദ്ധാന്തങ്ങളും നിലവിലുണ്ട്. സൗരയൂഥാന്തരമേഖലയിൽനിന്ന് കൂറ്റൻ asteroid ഉകൾ ഭൂമിയിൽ ഇടിച്ചിറങ്ങിയപ്പോൾ അവ കൊണ്ടുവന്നതാണു ഇത്രയും ജലം എന്നാണു സിദ്ധാന്തം.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 ഭൂതലത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ സഞ്ചയിക്കപ്പെട്ടതാണ് സമുദ്രങ്ങൾ ഉണ്ടായത്. ഭൂമിയിൽ സമുദ്രങ്ങൾ രൂപപ്പെട്ട കാലത്തേപ്പറ്റി രണ്ട് അഭിപ്രായങ്ങളുണ്ട്. തെക്കുപടിഞ്ഞാറൻ ഗ്രീൻലാൻഡിലെ ഇഷ്വ എന്ന സ്ഥലത്താണ് കിട്ടിയ ജലസാന്നിദ്ധ്യമുള്ള ഏറ്റവും പഴയ പാറക്കഷണങ്ങളുടെ പ്രായം കണ്ടെത്തിയതിൽ നിന്ന് മുന്നൂറ്റി എമ്പത്‌ കോടി കൊല്ലങ്ങൾക്കു മുമ്പേയാണ് സമുദ്രങ്ങളുണ്ടായതെന്ന് ഒരു വാദമുണ്ട്. ആസ്ത്രേലിയയിലെ ചില കുന്നുകളിൽ നിന്നു കിട്ടിയ മണൽത്തരികളിലെ എന്ന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

ഭൂഖണ്ഡ അരിക് കടൽത്തീരത്തു നിന്ന് ജലത്തിനടിയിലൂടെ കടലിലേക്കുള്ള ആദ്യത്തെ ചരിവ്. ഇവിടെ ചരിവ് താരതമ്യേന വളരെ കുറവാണ്. കരയിൽ നിന്ന് ആയിരത്തി അറുനൂറ് kilometer ഓളം വീതിയിലുള്ള ഇത് നൂറ്റി എമ്പത്‌ meter ഓളം ആഴത്തിലവസാനിക്കുന്നു. കടലിനകത്തേക്ക് വ്യാപിച്ചു കിടക്കുന്നു ഭൂഖണ്ഡച്ചെരിവ് ഭൂഖണ്ഡത്തി~തിട്ടുകളിൽ നിന്ന് ക~കടലിലേക്കിറങ്ങുന്ന ശരാശരി ഇരുപത് kilometer വീതിയുള്ള അടുത്ത ചരിവ്. ഈ ചരിവ് വളരെ കുത്തനെയുള്ളതാണ്. ഇത് മൂവായിരം meter ഓളം ആഴത്തിലേക്കെത്തും. ഭൂഖണ്ഡപരിധി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 ഭൂഖണ്ഡ കയറ്റം ചരിവിനെ അറ്റത്തുനിന്ന് ആരംഭിക്കുന്നതും ആയമേറിയ സമുദ്രത്തിലേക്കു വ്യാപിച്ചു കിടക്കുന്നതുമായ നേരിയ തോതിൽ ചരിഞ്ഞ പ്രദേശം. കടൽക്കിടങ്ങ് ചെളി നിറഞ്ഞ ജലപ്രവാഹത്താലും മറ്റും ഭൂഖണ്ഡപരിധിയിൽ നടക്കുമ്പോൾ രൂപം കൊള്ളുന്ന V ആകൃതിയുള്ള കിടങ്ങ്. ഇതിനു കരയിലെ നദികളോട് സാമ്യമുണ്ട്. കടൽക്കൊടുമുടികൾ, ജലത്തിനടിയിലെ അഗ്നിപർവതങ്ങൾ തണുത്തുറഞ്ഞത്. ഇവക്ക് അമ്പതു kilometer. വരെ വ്യാസവും നാലര - അഞ്ച് kilometer വരെ ഉ~ഉയരവുമുണ്ടാകാം. ചിലയിടങ്ങളിൽ ഇവ ജലനിരപ്പിനു മുകളിലേക്കും ഉയർന്നു നിൽപ്പുണ്ടാകും. ശാന്തസമുദ്രത്തിലെ പല ദ്വീപുകളും ഇക്കൂട്ടത്തിൽ പെടുന്നു. കടൽ പീഠഭുമി ജലത്തിനടിയിലെ പരന്ന മുകൾഭാഗമുള്ള കടൽക്കൊടുമുടികൾ. നടുക്കടൽമലനിര, കടലിലെ അടിപ്പാളികൾ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്നയിടങ്ങളിൽ രൂപംകൊള്ളുന്ന ആയമുള്ള ഭ്രംശപ്രദേശത്തിന്‍റെ ഇരുവശങ്ങളിലുമായി ഉയർന്നുപൊങ്ങുന്ന മലനിരകൾ. ഉയരമേറിയ കൊടുമുടികളുണ്ടാകാവുന്ന ഇവയിൽ ചിലത് ജലപരപ്പിന് മുകളിലേക്കും ഉയർന്നുനിൽക്കാറുണ്ട്. ഐസ്‌ലാൻഡ് അത്തരത്തിലുള്ള ഒന്നാണ്. ആയക്കടൽക്കിടങ്ങ്, സമുദ്രതടത്തിലെ അഗാധതകളിൽ കുത്തനെയുള്ള വശങ്ങളോടുകൂടിയ നീളമേറിയ ഇടുങ്ങിയ ചാലുകൾ. സമുദ്രത്തിലെ ഏറ്റവും ആയമേറിയ സ്ഥലം ഇവിടങ്ങളിലാണ്. ഇക്കൂട്ടത്തിൽപ്പെട്ട മേരിയാന ട്രെഞ്ചിന് തെക്കൻ ശാന്തസമുദ്രം പത്തേ point അറുപത്തി ആറു kilometer വരെ ആയമുണ്ട്. സമുദ്രത്തിന്റെ ആയം ഭൂതലമൊട്ടാകെ പരിഗണിക്കുമ്പോൾ സമുദ്രത്തിന്റെ ശരാശരി ആയം മൂവായിരം മുതല്‍ മൂവായിരത്തി അഞ്ഞൂറ് വരെ meter വരെയാണ്. എന്നാൽ ശാന്തസമുദ്രത്തിലെ ഗുവാം ദ്വീപുകൾക്കടുത്ത് ഇത് പത്തേ point തൊള്ളായിരം meter വരെ ആകുന്നു. അതുകൊണ്ടുതന്നെ സമുദ്രത്തിന്‍റെ അടിത്തട്ട് ഒരു പാത്രത്തിന്‍റെ അടി പോലെ നിയതരൂപത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കാം. മലകളും പർവതങ്ങളും പോലെയുള്ള ഭൂ~ഭാഗങ്ങളും അതിന്റെ അടിത്തട്ടിൽ ധാരാളമുണ്ട്. മുകൾത്തട്ട്, സൂര്യനിൽ നിന്നുള്ള താപവും പ്രകാശവും സമുദ്രത്തിന്‍റെ മുകൾത്തട്ടിൽ ധാരാളം കിട്ടുന്നു. അതുകൊണ്ട് അവ ഉപയോഗപ്പെടുത്തി ജീവിക്കുന്ന നിരവധി മത്സ്യങ്ങളും മറ്റു ജീവികളും വളരെ നീണ്ട ഒരു ഭക്ഷ്യശൃഖലയുടെ ഭാഗമായി ഇവിടെ കഴിഞ്ഞുകൂടുന്നു. algae കൾ മുതല്‍ കൂറ്റൻ തിമിംഗലങ്ങൾ വരെ ഇതിലിലുണ്ട്. ഇവയെല്ലാം തന്നെ മിക്കവാറും കാണപ്പെടുന്നത് ഏറ്റവും മുകളിലെ നൂറു meter ഭാഗത്താണ്. ആയക്കടൽ ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് meter ആഴത്തിൽ സമുദ്രജലത്തിന്‍റെ താപനില പൊടുന്നനെ വളരെ തായാൻ തുടങ്ങുന്നു. ഈ ഭാഗത്ത് thermocline എന്ന

സമുദ്രത്തിൽ താഴോട്ട് പോകും തോറും ജലമർദ്ദം കൂടിക്കൊണ്ടിരിക്കും. ഓരോ പത്ത് meter ഇനും ഉപരിതലത്തിലെ അന്തരീക്ഷമർദ്ദത്തിന്‍റെ ഒരു മടങ്ങ് എന്ന തോതിലാണ് ഈ വർദ്ധന. ഗുവാമിനടുത്ത് മേരിയാന ട്രെഞ്ച് എന്ന ഏറ്റവും ആഴം കൂടിയ സ്ഥലത്ത് ഇത് അന്തരീക്ഷമർദ്ദത്തിലെ ആയിരത്തി തൊണ്ണൂറു മടങ്ങ് വരുമെന്ന് സാരം. പ്രത്യേക ശ്വസനോ~പാധികളും മറ്റുമില്ലാതെ സമുദ്രത്തിൽ നൂറു meter ആയത്തിൽപ്പോലും ചെല്ലാൻ മനുഷ്യർക്കോ കരയിലെ മറ്റു ജീവികൾക്കോ ആവില്ല. മുകൾത്തട്ടിലെ മത്സ്യങ്ങൾക്കും മറ്റു ജന്തുക്കൾക്കും ഇവിടെയെത്തുക അസാധ്യമാണ്. അതുപോലെ ഇവിടത്തെ ജീവികളെ നേരെ മുകളിലേക്കെത്തിക്കുകയാണെങ്കിൽ അവ കടൽപ്പരപ്പിലെത്തും മുൻപേ ഛിന്നഭിന്നമാകുകയോ പൊട്ടിത്തെറിച്ചുപോകുകയോ ചെയ്യും. എങ്കിലും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

ഇരയെ തേടിപ്പിടിക്കാനായി അധികഊർജ്ജം അവക്ക് ചെലവാക്കേണ്ടിവരുന്നില്ല. ഇരുട്ട~ഇരുട്ടത്തായതുകൊണ്ട് സ്വയം പ്രകാശിക്കുന്ന പല സംവിധാനങ്ങളും ഇവിടെ പല ജീവികളുടേയും ശരീരത്തിൽ കാണാം. ഇരുട്ടിൽ ഇണകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ട് ലിംഗഭേദത്തിന്റെ ആവശ്യമില്ലാതെ പ്രജനനം നടത്തുന്ന അലൈംഗികജീവികളും

തീരെയുണ്ടാകില്ലെന്നായിരുന്നു അടുത്തകാലം വരെ ശാസ്ത്രലോകം കരുതിയിരുന്നത്. എന്നാൽ ആയക്കടലിന്‍റെ അടിത്തട്ടിൽ അവിടെയുള്ള ഉഷ്ണജലസ്രോതസ്സുകളും അവയിൽക്കൂടി വമിക്കുന്ന hydregen suphaid

hello ഞാൻ ഇന്ന് സംസാരിക്കാൻ പോവുന്ന വിഷയം ഇന്ത്യയിലെ വിനോദസഞ്ചാരം തെക്കേ ഏഷ്യയിലെ ഒര് വലിയ രാഷ്ട്രമാണ്‌ ഇന്ത്യ എന്ന ഭാരതം ന്യൂഡെൽഹിയാണ് തലസ്ഥാനം

പാകിസ്ഥാൻ ബംഗ്ലാദേശ് ചൈന നേപ്പാൾ മുതലായ രാജ്യങ്ങളാൽ ഇന്ത്യ ചുറ്റപെട്ട്കിടക്കുന്നു ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ വിനോദ സഞ്ചാരം. ആന്ധ്രാപ്രദേശ്‌ ആന്ധ്രാപ്രദേശ്‌ന് വളരെ നല്ലൊരു സാംസ്‌കാരിക പൈതൃകമാണുള്ളത് ഇവിടെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ധാരാളം കേന്ദ്രങ്ങളുമുണ്ട് ആന്ധ്രാപ്രദേശ്‌ സംസ്ഥാനം ധാരാളം ഭംഗിയേറിയ കുന്നുകളും വനങ്ങളും beach കളും കെ ക്ഷേത്രങ്ങളും കൊണ്ട് അനുഗ്രഹിതമാണ്‌ ആന്ധ്രാപദേശിലെ തിരു പ്പതിയിലാണ് വളരെ പേരുകേട്ട ഒരു ഹിന്ദു ക്ഷേത്രം ഉള്ളത് ആന്ധ്രാപദേശിന്റെ തലസ്ഥാനമായ ഹൈദരാബാദ് അതിന്റെ ചരിത്രം സംസ്കാരം വസ്തുവിദ്യ ഇവകൊണ്ടെല്ലാം പ്രസിദ്ധമാണ് സാംസ്‌കാരിക ന്റെ പരമായും ഭൂമിശാസ്ത്രപരമായും മുന്നിട്ട്നിൽക്കുന്ന ഇവിടം വടക്കേ ഇന്ത്യയുടേയും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 നഗരമെന്നും വിവര വിവ വിവരസാങ്കേതികവിദ്യ വിദ്യയുടെ ഉറവിടമെന്നും കൂടി അറിയപ്പെടുന്നു വളരെയധികം വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒര് തലസ്ഥാന നഗരമാണ് ഹൈദരാബാദ് ഹൈദരാബാദി ബിരിയാണി എന്നത് വളരെ രുചികരമായും രുചികരമായും മായതും പ്രസിദ്ധിയാർജിച്ചതുമായ ഒരു ഭക്ഷണ പദാർത്ഥമാണ് ആന്ധ്രാപ്രദേശ്‌ ധാരാളം ഈശ്വരവിശ്വാസികളെ ഈശ്വരവിഷ്വാസികളുള്ള തീർത്ഥ സഞ്ചാരികളുടെ ഒരു ഭവനമാണ്‌ വെങ്കിടേശ്വരന്റെ

വിനോദ സഞ്ചാരികൾക്ക് സന്ദർശിക്കാൻ പറ്റിയ മാസങ്ങൾ നവംബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളാണ് കാലവർഷം ജൂണിൽ ആരംഭിച് സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്നു ഈ സമയത് വിനോദ യാത്ര അതിനാൽ സുഖകരമാവില്ല ഹൈദരാബാദിൽ സന്ദർശിക്കേണ്ട സ്ഥലങ്ങൾ ആന്ധ്രാപ്രദേശിലെ തലസ്ഥാനം ഇവിടം പല പലതരം സംസ്കാ സംസ്കാരങ്ങ സംസ്കാരങ്ങളുടെയും ചരിത്രപരമായ സ്മാരകങ്ങളുടെയും സംഗമ സംഘസ്ഥാനമാണെന്ന് പറയാം സന്ദർശിക്കേണ്ട സ്ഥ സ്ഥലങ്ങൾ ചാർമിനാർ മെക്ക masjid salarjung museum ഹുസൈൻ സാഗർ ലുംബിനി park snow world റാമോജി film city water world hitech city ഗോൽക്കൊണ്ട paigah tombs ഫലക്നുമാ palace വിശാഖപട്ടണം

നല്ലൊരു വിനോദ സഞ്ചാര കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു സന്ദർശിക്കേണ്ട സ്ഥലങ്ങൾ കൈലാസഗിരി rkbeach റോഷികൊണ്ടാ beach സിംഹാസ്ചലം temple വിശാഖ് ഭീമിലി beach road ബഡ്ജെൻ ബഡ്ജാ നുകോണ്ട താതുലകൊണ്ട യരാത beach ഭീമിലി beach ഗംഗവാരം beach ബൊറോക്കോവ് ആരകു valley dolphins snow mountain വിജയവാഡാ ആന്ധ്രാപദേശിലെ വാണിജ്യങ്ങളുടെയും കേന്ദ്രസ്ഥാനം സന്ദർശിക്കേണ്ട സ്ഥലങ്ങൾ കനകദുർഗ temple ഗാന്ധി hill തഗാശം പാര്ജ് കൃഷ്ണ river bank മംഗളഗിരി temple ആസാം ഇന്ത്യയുടെ മധ്യഭാഗത്തായി വടക്ക്കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് വന്യ ജീവിസംരക്ഷണത്തിന് പേരു കേട്ട ഇവിടെയാണ് കാ കാശിരങ്ക national park ഉം മാനസ് national park ഉം സ്ഥിതി ചെയ്യുന്നത് അതുകൂടാതെ ഏറ്റവും വലിയ ദീപായ മജുലി തേയിലത്തോട്ടങ്ങൾ എന്നിവയും ഇവിടെയുണ്ട് ഇവിടത്തെ കാലാവസ്ഥ മാറിമാറി വരുന്നതാണ് ധാരാളം മഴ ലഭിക്കുന്ന പ്രേദേശമാണിവിടം അതു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വന മേഖലയും ആസാമിലാണ് തണുപ്പ്കളാ തണുപ്പ്കാലമാണ് ആസാം സന്ദർശിക്കാൻ പറ്റിയ സമയം ആസാമിന് നല്ലൊരു സാം സാംസ്‌കാരിക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 ബീഹാർ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് ബീഹാറിൽ കാണുന്ന എണ്ണമറ്റ പഴയ സ്മാ സ്മാരക സ്മാരകങ്ങളിൽ നിന്ന് തന്നെ ആ സംസ്ഥാനത്തിന്റെ സംസ്കാരവും പൈതൃകവും മനസിലാക്കുവാൻ കഴിയും വിനോദ സഞ്ചാരികളെ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 ഒരു വർഷം ഏകദേശം ആറ് million പേർ ബിഹാർ സന്ദർശിക്കുന്നു എന്നാണ് കണക്കാക്കുന്നത് പണ്ടു കാലത്ത് ബീഹാർ സന്ദർശിച്ചിരുന്നവർ വിദ്യാഭ്യാസത്തിൽ അധിഷ്ഠിതമായ ഒരു സന്ദർശനമായിരുന്നു നടത്തിയിരുന്നത് കാരണം വളരെ പഴയതും പ്രശസ്തവുമായ നളന്ദ സർവ്വകലാശ ശാലയും വിക്രംഷീല സർവ്വകലാശാലയും അവിടെയാണുള്ളത് ബീഹാറിൽ സന്ദർശിക്കു ബീഹാർ സന്ദർശിക്കുന്ന നാനാജാതി മതസ്ഥരായ തീർത്ഥാടകരിൽ ഹിന്ദുക്കളും ബുദ്ധ മതസ്ഥരും ജൈന മതക്കാരും സിക്കുകാരും മുസ്ലിം മതക്കാരും ഉൾപ്പെടുന്നു ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി ജീവിധത്തിന്റെ ഓരോ ചുവടുവെപ്പിലും കാണുന്ന പഴയതും പുതിയതും പുരാതനവും ആധുനികവുമായ വിഭിന്നങ്ങളായ കാര്യങ്ങളുടെ സമ്മേളനമാണ് ഡൽഹിയുടെ ആത്മാവ് എന്നു പറയു പറയാം പലതരം സംസ്കാരങ്ങളുടെ മതങ്ങളു ജാതികളും ഡൽഹിയിൽ ഡൽഹിയെ വിഭിന്ന സംസ്കാരങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റുന്നു പുരാണകാലം മുതൽ ഡെൽഹിയായിരുന്നു ഇന്ത്യയുടെ തലസ്ഥാനം ഡെൽഹി ഭരിച്ചിരുന്നവരുടെ വാസ്തുവിദ്യ തെളിയിക്കുവാനാണ് ഇവിടത്തെ പല മന്ദിരങ്ങളും തുക്ലക്കാബാദ് കോട്ട കുത്തമ്പ് മിനാർ juma masjid lotus temple ഹുമയൂണിന്റെ സമാധി ചെങ്കോട്ട ഇന്ത്യ gate രാഷ്‌ട്രപതി ഭവൻ എന്നിവ വളരെ പ്രസിദ്ധമായ സ്മാരകങ്ങളാണ് നല്ലവിതിയേറിയ road കളും നല്ല വീതിയേറിയ road കളും മേൽപ്പാലങ്ങളും ഡൽഹിയുടെ പ്രത്യേഗതയാണ് metro യുടെ പണിയും അതിവേഗം പൂർത്തിയായി വരുന്നു

കേരളം മുതൽ കശ്മീർ വരെയും ഗുജറാത്ത് മുതൽ ആസാം വരെയുമുള്ള രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങളുടേയും കരകൗശല വാണിജ്യങ്ങളുടെയും കേന്ദ്രമാണ് ഡൽഹി വളരെ വലിയ പൂന്തോട്ടങ്ങൾ വീതിയേറിയ road കൾ പഴയ കെട്ടിടങ്ങൾ എന്നിവ ഡൽഹിയുടെ പ്രത്യേഗതയാണ് ഗോവ സ്ഥിതിചെയ്യുന്നത് മഹാരാഷ്ട്രങ്ങൾ കർണാടകയും ഇടയിലാണ് ഗോവ നാനൂറ്റമ്പത് വർഷങ്ങളായി ഭരിച്ചിരുന്ന portuguese കാരുടെയും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 കൂടുതൽ പേർ ഇന്ത്യക്ക് വെളിയിൽ നിന്നാണ് വരുന്നത് ഇവിടത്തെ beach കളും പള്ളികളും അമ്പലങ്ങളും വളരെ പേരുകേട്ടതാണ് ഗോവയിലെ ഏറ്റവും പ്രസിദ്ധമായ ചില ആകർഷങ്ങൾ

hill station ഉകൾ വളരെ പേരു കേട്ടതാണ് അതു പോലെ തന്നെ അവിടെ കിട്ടുന്ന മധുരമുള്ള ആപ്പിളും വളരെ പ്രസിദ്ധമാണ് സന്ദർശിക്കേണ്ട സ്ഥലങ്ങൾ ഹിമാചൽപ്രദേശിന്റെ തലസ്ഥാനമായ ഷിംല മാതാലി ധർമ്മസ്ഥല ജമ്മുകാശ്മീർ ജമ്മു അവിടത്തെ ഭംഗിയേറിയ പ്രകൃതി ദൃശ്യങ്ങൾക്കും പഴക്കമേറിയ അമ്പലങ്ങൾക്കും ഹിന്ദു മന്ദിരങ്ങൾക്കും കോട്ടകൾക്കും പൂന്തോട്ടങ്ങൾക്കുമെല്ലാം പ്രസിദ്ധമാണ്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 വിനോദ സഞ്ചാരികൾക്ക് ജമ്മുവിലെ പൂന്തോട്ടങ്ങൾ വളരെ പ്രിയപ്പെട്ടതാണ് ജമ്മുവിലെ പഴക്കമേറിയ മന്ദിരങ്ങൾ ഇസ്ലാം മതക്കാരുടെയും ഹിന്ദുക്കളുടെയും വാസ്തുവിദ്യയുടെ മനോഹരമായി മനോഹാരിത വിളിച്ചോതുന്നു കാശ്മീരിലെ സാമ്പത്തിക മേഖലയുടെ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 പ്രകൃതി ദൃശ്യങ്ങളും വളരെയേറെ വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്നു പ്രധാന സന്ദർശന സ്ഥലങ്ങൾ ദാൽ lake ശ്രീനഗർ ഹൽഗാം ഗുൽമാർക്ക് എന്നിവയാണ് എങ്കിലും അവിടുത്തെ യുദ്ധഭീഷണികൾ വിനോദസഞ്ചാരികളുടെ വരവിന് ഒരു പരിധിയെ പരുതിവരെ വരുത്തിയിട്ടുണ്ട്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

തേയിലക്കൃഷിക്കായി വികസിച് വിക വികസിച്ചു കൊടുത്ത സ്ഥലമാണ് മൂന്നാർ ആദ്യ കാലത് തമിഴ്നാട്ടുകാരും ചുരുക്കം മലയാളികളും മാത്രമാണ് അവിടെ താമസിച്ചിരുന്നത്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 അവർക്ക് താമസിക്കാനായി അക്കാലത്ത് പണിത കുറെ bangalow കളും മൂന്നാറിലുണ്ട് സായിപ്പന്മാരെ വളരെയധികം ആകർഷിച്ച ഒരു പ്രദേശമാണ് മൂന്നാർ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 ജലവൈദ്യുതി പദ്ധതിക്ക് വഴി കെട്ടി വഴി കാട്ടി യായും കന്നുകാലി വർഗോ ഗോർദരണത്തിന് തുടക്കമിട്ടതും ഈ മണ്ണിൽ നിന്നാണ് മഹാശിവന്റെ പത്‌നിയായ ഗൗരിയുടെ പേരിൽ ഗുൽമർഗിന്റെ ആദ്യ നാമം ഗൗരിമാർഗ് എന്നായിരുന്നു പിന്നീട് ഇവിടുത്തെ രാജാവിന് യൂസുഫ് ഷാ ചക് ഇതിന്റെ പേര് റോഡോ ഇതിന്റെ പേര് റോസാപൂക്കളുടെ സ്ഥലം എന്നർത്ഥമുള്ള ഗുൽമർഗ് എന്നാക്കുകയായിരുന്നു കശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗറിൽ നിന്നും ഒരു മണിക്കൂർ bus ലോ car ലോ ഇവിടേക്ക് എത്തിച്ചേരുക എത്തിച്ചേരാവുന്നതാണ് ഇവിടുത്തെ സുരക്ഷാ പരിശോധനകൾ കാരണം യാത്ര മൂന്ന് മണിക്കൂർ വരെ കൂടാനും സാധ്യതയുണ്ട് ഇവിടെ ഏകദേശം നാൽപ്പതോളം hotel കൾ ലഭ്യമാണ് ഇവിടുത്തെ season സമയം തുടങ്ങുന്നത് ഡിസംബറിൽ മഞ്ഞുവീഴ്ചയോടെ ആണ് ഏപ്രിൽ മാസം വരെ നീണ്ടു നിൽക്കുന്ന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 ശ്രീനഗർ കാശ്മീരിലെ തായ്‌വരയിലാണ് ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത് സിന്ധു നദിയുടെ ഒരു പോഷക നദിയായ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 house boat കൾക്കും പ്രശസ്തമാണ് പരമ്പരാഗത കാശ്മീരി കരകൗശല വസ്തുക്കൾക്കും ഉണങ്ങിയ ഫലങ്ങൾക്കും ശ്രീനഗർ പ്രശസ്തമാണ് ശ്രീനഗർ ജില്ലയുടെ ആസ്ഥാനമാണ് ശ്രീനഗർ നഗരം ഡെൽഹിയിൽ നിന്ന് എണ്ണൂറ്റി എഴുതിയാറ് kilometre അകലെയാണ് ശ്രീനഗർ ഗുൽമർഗ് ഒരു പ്രശസ്ത വിനോദ സഞ്ചാര കേന്ദ്രം ശ്രീനഗർ നഗരത്തിൽ നിന്ന് അമ്പത് kilometre മാറി സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയുടെ വടക്കേ അറ്റത് ഹിമാചൽപ്രദേശ് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്ര മലപ്രദേശ പട്ടണമാണ് മണാലി വികാസ് നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ നഗരം കുളു താഴ്വരയുടെ വടക്കേ അറ്റതായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഈ ചെറിയ പട്ടണം പുരാതന കാലത്ത് ലഡാക്കിലേക്കുള്ള കച്ചവട സഞ്ചാരിയത്തിൽ ഒരു പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് മണാലിയും സമീപ പ്രദേശങ്ങളും ഇന്ത്യയുടെ സാം സാംസ്കാരത്തിനും പൈതൃകത്തിനും ഒരുപാട് സംഭാവനകൾ നൽകുന്നു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 തായ്‌വര എന്നാണ് അറിയപ്പെടുന്നത് പുരാതന കാലത്ത് പ്രദാനമായും ഇവിടെ താമസിച്ചിരുന്നത് രാക്ഷസ എന്ന എന്നറിയപ്പെട്ടിരുന്ന വേട്ടക്കാരായിരുന്നു പിന്നീട് ഇവിടെ

കർഷകരുടെ ഒരു പ്രധാന കൃഷിയായി കൃഷിയുമായി മാറി പിന്നീട് ആയിരത്തിത്തൊള്ളായിരത്തി എമ്പതിൽ എമ്പതിലെ കാശ്മീർ സൈനിക അധിനിവേശത്തിന് ശേഷം മണാലി ഒരു പ്രശസ്തമായ വിനോദ സഞ്ചാരകേന്ദ്രമായി മാറുകയായിരുന്നു അതിന് ശേഷം മണാലി hotel കളും restaurant കളും കൊണ്ട് നിറഞ്ഞു ഇപ്പോൾ ഹിമാചൽപ്രദേശിലെ ഒരു സുപ്രധാന വിസ്‌വ വിനോദ സഞ്ചാര കേന്ദ്രമാണ് മണാലി ഹിമാചൽപ്രദേശില് നാലിൽ ഒന്ന് സഞ്ചാരികൾ എത്തുന്നത് മണാലിയിലാണ് ഇവിടുത്തെ തണുത്ത അന്തരീക്ഷം ഇവിടം സഞ്ചാരികൾക്ക് വളരെ പ്രിയപ്പെട്ടതാക്കുന്നു ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ ദുംകേരി അഥവാ കടിംബ അമ്പലം ഇതും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്നിൽ സ്ഥാപിക്കപെട്ടതാണ് സമുദ്രനിരപ്പിൽ നിന്ന് പതിമൂന്നായിരത്തി അമ്പത് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ഒരുസാഹസിക വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇവിടെ വേനൽക്കാലത്തും മഞ്ഞു മൂടികിടക്കുന്ന ഒരത്ഭുത പ്രദേശമാണ് മണാലിയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് സോളങ് valley മഞ്ഞു പ്രദേശം എന്നറിയപ്പെടുന്ന ഈ പ്രദേശം മണലിയിൽ നിന്നും പതിമൂന്ന് kilometre ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നു വളരെ മനോഹരമായ മഞ്ഞു മലകളുടെ ദൃശ്യങ്ങൾ ഇവിടെ നിന്നും നിന്നാൽ കാണാവുന്നതാണ്